ആദ്യത്തെ ജാവ പ്രോഗ്രാം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതുന്നത്
ഈ പ്രോഗ്രാം കംപൈൽ ചെയ്യുന്നത്
ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്
javaയിൽ പിന്തുടരുന്ന നേമിംഗ് കൺവെൻഷൻസ്
ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജെഡികെ 16 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജെഡികെ 16 ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതാം അതിനായി ടെർമിനലും ടെക്സ്റ്റ് എഡിറ്ററും ആവശ്യമുണ്ട്
ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ ആയി ഗെഡിറ്റ് ഉപയോഗിക്കുന്നു
ആദ്യമായി ടെക്സ്റ്റ് എഡിറ്ററിൽ ഹെല്ലോവർൾഡ് എന്ന ക്ലാസ് സൃഷ്ടിക്കുന്നു
ക്ലാസ് ഹെല്ലോവർൾഡ് ടൈപ്പ് ചെയ്യുക
classന്റെ പേരാണ് ഹെല്ലോവർൾഡ്
എന്നിട്ട് തുറക്കുന്ന കർലി ബ്രാക്കറ്റ് Enter അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ്
ഈ രണ്ട് ബ്രാക്കറ്റുകൾക്ക് ഇടയിലുള്ള കോഡ് ഹെല്ലോവർൾഡ് classന്റെ ഭാഗമാകുന്നു
മുകളിലുള്ള സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
ഫയൽ ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് നല്ല ശീലമാണ്
സേവ് എഎസ് ഡയലോഗ് ബോക്സ് കാണുന്നു
നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ ബ്രൌസ് ചെയ്യുക
ഇവിടെ ഹോം directoryൽ ഞാൻ ഒരു ഫോൾഡർ സൃഷ്ടിക്കുന്നു
അതിന് ഡെമോ എന്ന പേര് നൽകുന്നു
Enter പ്രസ് ചെയ്യുക
ഈ ഫോൾഡറിനുള്ളിൽ ഫയൽ സേവ് ചെയ്യുക
നാമെ ടെക്സ്റ്റ് ബോക്സിൽ classന്റെ പേര് ടൈപ്പ് ചെയ്യുക
Javaയിൽ classന്റെ പേരും ഫയലിന്റെ പേരും ഒന്നായിരിക്കണം
ഓർക്കുക നമ്മൾ ക്ലാസ് ഹെല്ലോവർൾഡ് ആണ് സൃഷ്ടിച്ചത്
അതിനാൽ ഈ ഫയൽ ഹെല്ലോവർൾഡ് ഡോട്ട് ജാവ എന്ന് സേവ് ചെയ്യാം
ജാവ ഫയലിന് നൽകുന്ന എക്സ്റ്റൻഷനാണ് ഡോട്ട് ജാവ
എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഫയൽ സേവ് ചെയ്യപ്പെട്ടു
മെയിൻ മെത്തോട് Classനുള്ളിൽ എഴുതുന്നു
ടൈപ്പ് ചെയ്യുക
പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ പരന്തീസസ് പരാൻതീസിസിനുള്ളിൽ സ്ട്രിംഗ് ആർഗ് സ്ക്വയർ ബ്രാക്കറ്റ്സ് മെയിൻ ഫങ്ഷൻ പ്രോഗ്രാമിന്റെ തുടക്കം സൂചിപ്പിക്കുന്നു
പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് സ്ട്രിംഗ് ആർഗ് എന്നിവ തുടർന്നുള്ള ട്യൂട്ടോറിയലുകകളിൽ വിശദമാക്കാം
എന്നിട്ട് ഒരിക്കൽ കൂടി തുറക്കുന്ന കർലി ബ്രാക്കറ്റ്
Enter പ്രസ് ചെയ്യുക
അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ്
ഈ രണ്ട് കർലി ബ്രാക്കറ്റിനുള്ളിലെ കോഡ് മെയിൻ methodന്റെ ഭാഗമാണ്
ഇപ്പോൾ ടെർമിനലിൽ ഒരു വരി കാണിക്കുന്നതിനുള്ള കോഡ് എഴുതാം
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരന്തീസസ് semi കോളൻ
ഒരു വരി പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റാണിത്
പ്രോഗ്രാമിലെ ഒരു വരി അവസാനിപ്പിക്കുന്നതിനായി semi കോളൻ ഉപയോഗിക്കുന്നു
ഇപ്പോൾ Javaയോട് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്ന് പറയാം
പരാൻതീസിസിനുള്ളിൽ ഡബിൾ quotesൽ മൈ ഫർസ്റ്റ് ജാവ പ്രോഗ്രാം എക്സ്ക്ലമേഷൻ മാർക്ക്

സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
ടെർമിനലിലേക്ക് പോകാം
നിങ്ങൾ helloworldജാവ സേവ് ചെയ്ത directoryയിലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക
ശ്രദ്ധിക്കുക ഞാൻ എന്റെ ഹോം directoryയിലാണ് നിൽക്കുന്നത്
സിഡി സ്പേസ് ഡെമോ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
എൽഎസ് ഡെമോ ഫോൾഡറിൽ helloworldജാവ ഫയൽ കാണാം
കംപൈൽ ചെയ്യാനായി ജാവാക് സ്പേസ് ഹെല്ലോവർൾഡ് ഡോട്ട് ജാവ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
നമ്മൾ സൃഷ്ടിച്ച ഫയൽ ഇത് കംപൈൽ ചെയ്യുന്നു
എറർ ഒന്നും കാണുന്നില്ല അതായത് ഫയൽ കംപൈൽ ചെയ്യപ്പെട്ടു
helloworldക്ലാസ് ഫയൽ സൃഷ്ടിക്കപ്പെട്ടത് കാണാം
ഈ ഫയൽ എവിടെ വേണമെങ്കിലും റൺ ചെയ്യാൻ കഴിയുന്നു
അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും
ജാവ കംപൈലർ തന്നെ വേണമെന്നില്ല
അതിനാലാണ് javaയെ വ്രൈറ്റ് ഓൺസ് റണ് അനിവെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്
വിജയകരമായ compilationന് ശേഷം ഈ കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യാം
ജാവ ഇവിടെ സി വേണ്ട സ്പേസ് ഹെല്ലോവർൾഡ് ഡോട്ട് ജാവ എക്സ്റ്റെൻഷൻഉം വേണ്ട Enter കൊടുക്കുക
ഔട്ട്പുട്ട് മൈ ഫർസ്റ്റ് ജാവ പ്രോഗ്രാം
എന്ന് ലഭിക്കുന്നു
നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതി കഴിഞ്ഞു
എഡിറ്ററിലേക്ക് തിരിച്ചു പോവുക
ഈ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തുള്ള semi കോളൻ നീക്കം ചെയ്യുക
സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് തിരികെ പോവുക
ജാവാക് ഹെല്ലോവർൾഡ് ഡോട്ട് ജാവ എന്ന കമാൻഡ് റൺ ചെയ്യുക
കംപൈലർ ഒരു എറർ കാണിക്കുന്നു
അഞ്ചാമത്തെ വരിയിൽ സെമിക്കോളൻ എക്സ്പെക്ടഡ് എന്ന് പറയുന്നു
അപ്പ് അറോ എറർ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു
എഡിറ്ററിലേക്ക് തിരികെ പോകുക
Javaയിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും semicolonൽ അവസാനിക്കുന്നു
അതിനാൽ അഞ്ചാമത്തെ വരിയിൽ സെമിക്കോളൻ കൊടുക്കുക
സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
കംപൈൽ ചെയ്യുന്നതിന് മുൻപ് സേവ് ചെയ്തിരിക്കണം
ടെർമിനലിലേക്ക് തിരിച്ച് പോവുക
ജാവാക് ഹെല്ലോവർൾഡ് ഡോട്ട് ജാവ ഉപയോഗിച്ച് കംപൈൽ ചെയ്യുക
ഒരു എററും കാണാത്തതിനാൽ ഫയൽ വിജയകരമായി കംപൈൽ ചെയ്യപ്പെട്ടു
ജാവ ഹെല്ലോവർൾഡ് കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യുക
ഔട്ട്പുട്ട് മൈ ഫർസ്റ്റ് ജാവ പ്രോഗ്രാം
എന്ന് കാണുന്നു
Javaയിൽ എറർ കൈകാര്യം ചെയ്യുന്നതിങ്ങനെയാണ്
ഈ പരമ്പര പുരോഗമിക്കുമ്പോൾ എററുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസിലാക്കുന്നതാണ്
Javaയിലെ നേമിംഗ് കൺവെൻഷൻസ് നോക്കാം
Classന്റെ പേര് CamelCaseൽ ആയിരിക്കണം
അതായത് ഓരോ പുതിയ വാക്കും uppercaseൽ തുടങ്ങണം
ഉദാഹരണം ക്ലാസ് ഹെല്ലോവർൾഡ് ക്ലാസ് ചെസ്സ്ഗേം
helloയുടെ Hഉം Worldന്റെ Wഉം uppercaseൽ ആണ്
അതുപോലെ Chessന്റേയും Gameന്റേയും Cയും Gയും uppercaseൽ ആണ്
മെത്തോട് നാമെ മിക്സ്ഡ് caseൽ ആയിരിക്കണം
അതിനർത്ഥം ആദ്യത്തെ വാക്ക് ലോവർ caseൽ തുടങ്ങണം
തുടർന്നുള്ള എല്ലാ പുതിയ വാക്കുകളും അപ്പർ caseൽ തുടങ്ങണം
അത്പോലെ മെത്തോട് നാമെ ഒരു വെർബ് ആയിരിക്കണം
ഉദാഹരണത്തിന് showString main goToHelp
ഇവിടെ showയുടെ s ലോവർ caseലും stringന്റെ S uppercaseലും കാണുന്നു
വേരിയബിൾ നാമെ അക്കങ്ങളിൽ തുടങ്ങരുത്
ക്ലാസ് മെത്തോട് വേരിയബിൾ നെയിമുകൾക്ക് കീവേർഡ്സ് ഉപയോഗിക്കരുത്
ഉദാഹരണത്തിന് പബ്ലിക്ക് പ്രൈവേറ്റ് വോയിഡ് സ്റ്റാറ്റിക് അങ്ങനെയുള്ള കീവേർഡ്സ് ഉപയോഗിക്കരുത്
ഇവിടെ ഒരു ജാവ പ്രോഗ്രാം എഴുതി കംപൈൽ ചെയ്ത് റൺ ചെയ്യാൻ പഠിച്ചു
അത്പോലെ javaയിലെ നേമിംഗ് conventionsഉം
സ്വയം വിലയിരുത്താനായി ഇങ്ങനെ പ്രിന്റ് ചെയ്യാനുള്ള ജാവ പ്രോഗ്രാം എഴുതുക ജാവ ഫൈൽ നാമെ ആൻഡ് ക്ലാസ് നാമെ ഷോൾഡ് ബെ സാമെ
ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി